ഈ ചിത്രത്തിൽ നമ്മൾ കാണുന്നത് എസ്_ബി_ഐ ബാങ്ക് ഇന്റെ ഒരു ബിൽഡിംഗാണ് .

ഇതുപോലെതന്നെ ഡിവൈഡറുകളും നമുക്ക് കാണാൻ കഴിയും അതുപോലെ ഒരു ചുമന്ന ഷർട്ടും നീല ജീൻസും ധരിച്ച ഒരു വ്യക്തിയെ നമുക്ക് കാണാൻ കഴിയും.

വളരെ മനോഹരമായ ഓറഞ്ചും വെള്ളയും പച്ച നിറത്തിലുള്ള കുറെ ബല ബലൂണുകളും മറ്റ് സാധനങ്ങളും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന ഒരു സ്റ്റേജ് ആണ് ഈ കാണുന്നത്.

ഈ ചിത്രത്തിൽ നമ്മൾ കാണുന്നത് കുറെ കടകളുടെ മുൻവശമാണ്.

ഈ ചിത്രത്തിൽ നമ്മൾ കാണുന്നത് ഒരു എ_ടി_എം ആണ്.

ചിത്രത്തിൽ നമ്മൾ ഒരു ഫാമിലിയെ ആണ് കാണുന്നത്.

ഇതിൻ്റെ മുൻപിലായി ഏഴു ചെറുപ്പക്കാരെ നമുക്ക് കാണാൻ കഴിയും.

അവർ ധരിച്ചിരിക്കുന്നത് ഏഹ് ബനിയനും പാൻ്റ്സും ആണ്.

ഈ ചിത്രത്തിൽ നമ്മൾ കാണുന്നത് ഒരു പുതിയ ബസ്സാണ് .

അതിന്റെ മുൻ വശത്തായി ഒരു വ്യക്തി നിന്ന് ഫോട്ടോ എടുക്കുന്നതായും നമ്മൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്.

ഇതിൽ നമ്മൾക്ക് രണ്ട് വ്യക്തികളെ കാണാം സാധിക്കുന്നതാണ് രൺ ടി ഷർട്ടും പാൻ്റും ധരിച്ച രണ്ട് വ്യക്തികളാണവർ.

ഈ ചിത്രത്തിൽ നമ്മൾ കാണുന്നത് ഒരു വീടിന് മുന്നിലുള്ള ഒരു കാഴ്ചയാണ്.

അതുപോലെതന്നെ പുറത്ത് കുറെ കടകളും സെന്റ് മേരീസ് എന്നുള്ളൊരു ബോർഡും നമുക്ക് കാണാം.